നമ്മള് പോയ season നമ്മള് പോയ ആ ഒരു കാലാവസ്ഥ പറയുമ്പൊ നല്ലയാണ് മഞ്ഞും കണ്ട് ഉം

രണ്ടും കണ്ട് നമ്മൾ മഞ്ഞും കണ്ടായിരുന്നു ഏർ കാശ്മീരിൻെറ അതുപോലില്ല പ്രകൃതി ഭംഗിയും നമ്മുക്ക് കാണാൻ പറ്റി മ മഞ്ഞില്ല time പോയിനെങ്കില് ഇപ്പൊ നീ കണ്ടിട്ടില്ലേ അവര് പോയപ്പോ മഞ്ഞ് മാത്രെ ഇല്ലു വേറൊന്നും കാണാനില്ല

അതെ അതെ ഇപ്പോ നമ്മള് പോയപ്പാന്നെങ്കിൽ ആ ഒരു ബ്യു ആഹ് ഒരു അതിൻെറ ഏർ സൗന്ദര്യം മൊത്തം നമ്മുക്ക് ആസ്വദിക്കാൻ പറ്റിയിട്ടില്ലേ

നിങ്ങള് ആരും സംസാരിക്കാണ്ടിരിക്കുമ്പൊ അവര് എൻെറ അടുത്തേക്ക് വന്നു സംസാരിക്കുന്നോണ്ടാ ഞാൻ അവരോട് തിരിച്ചു പറഞ്ഞെ

എല്ലും ഇൻക്കറിയണം എല്ലും അറിയണം ഇതെത്രയാണ് ഇതെന്താണ് പിന്നെ നമ്മ അവിടുന്നൊര് ഒരു ചായ പോലെത്തെ കുടിച്ചിട്ടില്ലേ ആ ആ ആ അങ്ങനെ എന്തോ അതെന്നെ അതിൻെറ പേരോർമ്മയില്ല ഒര് അങ്ങനെപറഞ്ഞേ എന്തോ കുടിച്ചിട്ടുണ്ടായിന് നമ്മളെ കട്ട് ഉം നമ്മളെ കട്ടൻചായ പോലത്തെ ഒരു സാധനല്ലേ അഹ് അഹ് ആ ഒരു നല്ലൊരു എന്താ പറയാ നല്ല ഒര് മഞ്ഞ color ആ ആ പിന്നെ പിന്നെ നല്ല അടിപൊളി ഒരുപാട് photos കിട്ടി അടിപൊ അടിപൊളിയായിരുന്നു

പിന്നെ നമ്മളെ ഇത് നമ്മളെ മുജീബ്ക്ക ഓ മുജീബ്ക്കാന്റെ വീട്

പിന്നെ അവിടെ അവര് ഏർ food ഇൻ അവര് ആക് ആക്കിത്തന്നെ നമ്മൾക്ക് വേണ്ടി separate ആക്കിത്തന്നെന്ന് തോന്നുന്നെല്ലേ അവര് chicken curry ഒക്കെ ആ chicken ൻറെ അതിലും തൈരിന്റെ ഒരു ഇതില്ലേ നല്ല വ്യത്യാസമുണ്ട് നമ്മള്

ഈടുണ്ട് നമ്മ രാവിലെ പോയിട്ട് അവിടെ രാത്രിയല്ലേ എത്തുന്ന് അർഷാ

ബുദ്ധിമുട്ടായി ആ ഒരു വിഷമന്നെ ആഹ് നമ്മുക്കങ്ങനെ അവരെ ഒരു പരിചയപ്പെടാൻ കിട്ടിയിട്ടില്ല അന്ന് നമ്മ രാവിലെ പോയിട്ട് രാത്രി വന്നു അതെന്നെ ആ ഒരു ഇതുണ്ടായിന് പിന്നെ പിന്നെ നമ്മ തിരിച്ച് തിരിച്ച് വരുമ്പൊ ഡല്ഹിയില് എടെല്ലാ പോയെ പിന്നെയും ഡൽഹിയില് ഡൽഹിയില് ഓ ഡൽഹി ആ സരോജിനി അതെന്നെ അതല്ലെ നമ്മളെ പ്രധാന ലക്ഷ്യം

സത്യം ഒരുപാട് എന്തെല്ലോ വാങ്ങിച്ചിട്ടുണ്ടയിനല്ലേ ഹും അതെ അതെ എന്തൊക്കെയോ വാങ്ങിയെന്ന് അറിയില്ല അയിന് നമ്മള് പിന്നെ വരുമ്പം കുത്തബ്മിനാർ കൂടെ കണ്ടായിരുന്നു ആ കുത്തബ്മിനാറും പിന്നെ റെഡ്ഫോർഡ് ആന്ന് തോന്നുന്ന് അല്ലെ അതെ അതെ റെഡ്‌ഫോർട്ടും കണ്ട്

എടുപ്പിച്ച് അയാൾ നാൻക്ക് ഇഷ്ടപെട്ടിട്ടെന്നെ ഇല്ല അത് എന്നിട്ട് താഴില് വീണിന്ന് പറഞ്ഞിട്ട് എടുപ്പിച്ച് ഓർമ്മയുണ്ട് ഓർമ്മയുണ്ട് ഏടെ ഏർ ചോന്ന കുപ്പയല്ലേ ആ ആ അതെന്നെ ചോന്നതന്നെയാ

അതെല്ലം എന്താണ് നല്ല നല്ല ഓർമ്മകൾ അല്ലെ

എത്ര ന നമ്മ കാശ്മീരിന്ന് പറയുമ്പക്കന്നില്ലെ എല്ലാർക്കും എന്തൊരു ഇതായെന്ന് അറിയാ ഓ നിങ്ങൾ കാശ്മീരില് പൊന്നുണ്ടോ ഒരു വേറത് ഒരു വേറെ എവിടെയോ അവർക്കൊന്നും കിട്ടാത്തത് നമ്മക്ക് കിട്ടുമ്പൊ ആ ഒരിത് ഓ ഓൾ

ആ അയിന് ഭയങ്കര സന്തോഷിണ്ട് പിന്നെ നമ്മള് എങ്കിൽ ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കല്ല i mean ഏർ വേറെ ആരും ഇല്ലാണ്ട് വീട്ടീന്ന് ആരു ഇല്ലാണ്ട് അങ്ങനെ ഒ വിടുംന്ന് ഞാൻ വിചാരിച്ചിട്ടേ ഇണ്ടായിട്ടില്ല ആ എന്തല്ലാം ഇത് ഇട്ടിട്ട നമ്മളെ വിട്ടിന് ആർഷാ

അതൊന്നും ഓർക്കാനും കൂടി കഴിയുന്നില്ല അതെല്ലു ഒര് ഓർമ്മ എന്നെയാന്ന്

ഒന്നൂടെ പോണം എന്തായാലും നമ്മ പോയ time ഏർ മഞ്ഞിൽ മൂടിയ കാശ്മീർ എനിക്കൊന്നും കൂടെ കാണണം അതെ അതെ നമ്മുക്ക് പോവ ആർഷാ

ഇല്ല അർഷാന ഞാൻ മറക്കൂല എന്തായാലും ഇടും

okay okay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

ഇതോടുകൂടെ എൻറെ രണ്ടാം ലോക മഹായുദ്ധം എന്ന വിഷയം അവസാനിച്ചിരിക്കുന്നു. നന്ദി, നമസ്കാരം.

ആഹ് ഇജ്ജ് ഏടേ

ഏർ ഇജ്ജിപ്പൊ PUBG കളിക്കലൊന്നു ഇല്ലേ

ആഹ് നമ്മക്ക് കൊറച്ചു നേരം PUBG ന്റെ കാര്യങ്ങക്കെ പറഞ്ഞിരിക്ക്

ഉം അതെല്ല ഇപ്പൊ ഇപ്പോത്തെ ബെല്ല update ന്റെ ഒക്കെ എങ്ങനെയാ അടിപൊളിയാ ഇപ്പോത്തെ update വെല്ല അരങ്ങില്ല പക്ഷെ കഴിഞ്ഞ update ആരുന്നു രസം കളിക്കാനൊക്കെ കൊറേ event ഉം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ആഹ് ഞാനത് കളിച്ചിട്ടിപ്പോ കുറെയായി ഞാനത് കളിക്കലിണ്ടെർന്ന്

ഏഹ് ഇഞ്ഞ് ഇപ്പൊ enemies ക്കെണ്ടെനു കളിക്കാന്

ആടാ RPlock ആണ് അതുംകൊണ്ടിപ്പോ കളിക്കാൻ കൊറച്ചൊക്കെ ചടങ്ങുണ്ട് ന്നാലും കൊഴപ്പില്ലാതെ കളിച്ചു പോണ് ഇപ്പൊ സംഭവന്ത് ച്ചാ നമ്മുടെ ഈ ഇന്ത്യയില് പ്പോ കൊറേ apps ഒക്കെ നിരോധിച്ചോണ്ടേ ഈ നമ്മുടെ ഈ PUBG കളിച്ചിട്ട് കൊറേ കുട്ടികളോരോ scene ഒക്കെ ഉണ്ടായിട്ട്ണ്ട്

അപ്പൊ അയിൻ്റെ ഒക്കെ ഒരു തരത്തിലാണ് ഒര് ban ആക്കാൻ കാരണം ആഹ് ഞാനന്ന് കളിക്കുമ്പോ mission ഒക്കെ ഉണ്ടായി അതൊക്കെ തീർക്കുമ്പോ ഏർ രസാണ്

ഉം പിന്നെ ഞാന് പ്പോ കളിക്കണ് മറ്റ് നമ്മുടെ global ആണ്

കളിക്കണെങ്കി നമ്മള് കളിക്കുമ്പോ റങ്ക്ണ്ടാവണെങ്കി അതിൻ്റെ royal pass ഉം events ഉം missions ഒക്കെ ഉണ്ടെങ്കിലേ നമുക്ക് കളിക്കാനൊരു punch ഉണ്ടാവുള്ളു

ആഹ് അതെ അപ്പൊ അതിനു ഞാൻ എന്ത് ചെയ്തു global അങ്ങട് കേറ്റി global ന് ഇപ്പ ban ഒന്നു ഇല്ലല്ലോ അഹ് ഒന്നാമത് play store ൽ ഒന്നുല്ല എന്നാലു ആഹ് അതെന്നെ play store ൽ ഇല്ല പക്ഷെ നമുക്കതിലെല്ലാം സാധനങ്ങളും opening ആണ്

royal pass ഒക്കെ open ആണ്

ഉം ഉം എന്തേയ്നു പണ്ടത്തെന്നയ്നു രസം

ഇപ്പൊ എങ്ങനെ അയിൻ്റെ ഇതൊക്കെ ഉണ്ടോ create കള് അഹ് അഹ്